പറയൂ എന്തൊക്കെയാ ന്യൂസിലെ വിശേഷങ്ങളൊക്കെ

ങ്

ഈ അടുത്തായിട്ട് നോർത്തിലെന്തോ ഗവിയിലോ എവിടെയൊക്കെയോ

ആ അപ്പ അതിലങ്ങനെ പുറപ്പെട്ട് ഒരു പതിനൊന്നുമണിക്കൊക്കെ പുറപ്പെട്ടാല്

ആ പിന്നവിടെ കറങ്ങാ അങ്ങിനെ

ഒന്നുകൂടി പ്രകൃതിരമണീയമായ

റോട്ടിലൊക്കെ രാത്രി

ഉം എന്താ പറയാ

ആ അതെ അതെ ഏകദേശം ഒരു ദിവസം തന്നെയുണ്ടായിരുന്നു

ആ ഈ ഗവി നല്ല സ്ഥലമാണ് ഏത് ജില്ലയിലാണ് വരുന്നത്

ഏത് ജില്ലയിലാണ് ഗവി എന്ന സ്ഥലം